നമ്മുടെ നാട്ടില് നമ്മുടെ ഭക്ഷണ രീതികൾന്നുപറഞ്ഞാ അറിയാല്ലോ ഭയങ്കര ഒരു ഏഹ് നമുക്കെപ്പോഴും ഒരു ഒരു വികാരമാണ് നമുക്ക് ചോറെന്നു പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മുടെ മലയാളികൾക്ക് ചോറ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമാണ് കാരണം ചോറില്ലാതെ നമുക്കൊരിക്കലും മറ്റൊരു ഭക്ഷണത്തിനെ പറ്റി നമുക്ക് ചി ചിന്തിക്കാൻപോലും കഴിയത്തില്ല ഇപ്പം നമ്മളിപ്പം മറ്റൊരു നാട്ടുകളിലൊക്കെ പോകുവാണെങ്കിൽ അവിടെ ഗോതമ്പായിരിക്കും. അതുപോലെതന്നെ നമ്മുടെ കേരളത്തിലാണെങ്കില് നെല്ല് അല്ലെങ്കിൽ അരി അരിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണ വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മലയാളികൾക്ക് ഈ ഏഹ് അരിയോട് അല്ലെങ്കിൽ ഈ നെല്ലിനോടൊക്കെ ഇത്ര ഒരു ഏഹ് താല്പര്യം എന്താന്ന് എപ്പഴേലും തോന്നിയിട്ടുണ്ടോ അക്ഷരക്ക്? തീർച്ചയായിട്ടും കാരണം ഇത് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയത് എപ്പോഴാന്ന് അറിയോ ഞാനൊരു ഉത്തരേ ഉത്തരേന്ത്യൻ യാത്രയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോ അവിടെ ചെന്നപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗോതമ്പ് ആഹാരങ്ങൾ മാത്രമാണ് കിട്ടുള്ളൂ അവിടെ അരി വിളയിക്കുന്ന സ്ഥലമല്ല അതുകൊണ്ട് കിട്ടുവേയില്ല. അപ്പം ഞാൻ ശരിക്കും കഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് എനിക്ക് എനിക്കാണെങ്കിൽ ചോറു വേണം മൂന്നുനേരം ചോറ് കഴിക്കുന്ന ആളാ ഞാൻ അവിടെ ചെന്നപ്പോ ആകെ പെട്ടുപോയി. അപ്പോ തിരിച്ച് നാട്ടിൽ വന്നിട്ട് എത്രയും വേഗം ചോറ് കഴിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു അതുകൊണ്ടുതന്നെ തിരിച്ചുള്ള യാത്രയില് നമ്മുടെ ദക്ഷിണേന്ത്യയിലേക്ക് കയറിയപ്പോ തന്നെ വേറെ സംസ്ഥാനങ്ങളാ ആന്ധ്ര ആ കർണാടക അങ്ങനെയുള്ള സംസ്ഥാനങ്ങള് വഴിയാണല്ലോ തിരിച്ചു വരുന്നേ അവിടെ ചെന്നപ്പത്തേക്കും എന്തൊരു സന്തോഷാരുന്നു ദോശ ഇഡ്ഡലി ഒക്കെ കണ്ടപ്പോന്നറിയോ? കാരണം നമ്മടെ ഏഹ് അതുപോലും ഏഹ് രുചിക്ക് വ്യത്യാസണ്ട്. നമ്മളുണ്ടാക്കുന്ന രീതിയിലല്ല അവരുടെ കറികളും എന്നാൽ കൂടി അത് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം ആയിരുന്നു. ഇത് എൻ്റെ മാത്രം കാര്യമല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സകല യാത്രക്കാർക്കും ഇതേ വികാരമായിരുന്നു ചോറു കണ്ടപ്പം . നമ്മളൊക്കെ വളരെ ചെറുപ്പം മുതലേ ഇതന്നെയല്ലേ കഴിച്ച് ശീലിച്ചേക്കണേ മൂന്നുനേരം ആണെങ്കിലും ഇതുതന്നെയായിരു.

പിന്നീടാണല്ലോ ഈ പറഞ്ഞപോലെ പലഹാരങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കി തുടങ്ങിയെ പണ്ടുകാലങ്ങളിലാണെങ്കിൽ മൂന്നുനേരവും കഞ്ഞിയും ചോറും ഒക്കെ തന്നെയായിരുന്നു.

എൻ്റെ വീട്ടിലാണെങ്കിലും ഞാനിപ്പോ പലഹാരങ്ങൾ ഉണ്ടെങ്കി പോലും ചോറ് കഴിക്കുന്ന ആളാ അപ്പൊ അങ്ങനെയുള്ള എനിക്ക് ആ ചോറില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. നിനക്ക് ചോറാണോ ഇഷ്ടം? പിന്നല്ലാതെ ഏതൊരു മലയാളിയേയും പോലെ തന്നെ എനിക്കും ചോറ് ഇല്ലാതെ പറ്റാത്തൊരു വ്യക്തിയാണ് കാരണംന്ന് വെച്ചു കഴിഞ്ഞാൽ എപ്പോഴാണെങ്കി പോലും നമുക്ക് ഉച്ചയ്ക്കണെങ്കിൽ പോലും ചോറിൻ്റെ കൂടെ ഏ ഒരു പാ ഒരു കറി കൂട്ടി കഴിക്കുകയാണ് നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ള കാര്യം. അത് നമ്മുടെ എപ്പോഴും ഒരു സ്വ ഒരു ഏഹ് എന്ത് പരിപാടിക്ക് ആണെങ്കിൽ പോലും ചോറ് ഇല്ലെങ്കില് ഒരു വല്ല്യ ഒരു വിഷമം തന്നെയാ. നമ്മളിപ്പം നെയ്ച്ചോറൊക്കെ കഴിക്കും എന്ന് പറഞ്ഞാൽ പോലും അതൊക്കെ വിശേഷദിവസങ്ങളിൽ ആയിരിക്കും നമ്മള് കഴിക്കാറുണ്ടാവുക. പക്ഷേ അല്ലാത്ത ദിവസം ഒക്കെയാണെങ്കില് ചോറ് ഇല്ലേല് വല്യ ബുദ്ധിമുട്ടാ അതും ഉച്ചയ്ക്കത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചോറാണ് അതില്ലേല് എന്തോ നമുക്ക് മറ്റേഏഹ് എന്തോ വൈറ്റില് വയറിനെ തന്നെ ഒരു സുഖമില്ലാത്തൊരു അവസ്ഥയാ. നമ്മുടെ ഭക്ഷണ രീതികള് പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ യാണെങ്കിൽ നമ്മളെ ചോറ് കഴിക്കുവായിരുന്നു കപ്പ കഴിക്കുമായിരുന്നു ഏ കപ്പ പുഴു ആ മരച്ചീനി കപ്പപ്പൂ ചക്കപ്പുഴുക്ക്

പിന്നെ പഴവർഗങ്ങള് നമ്മൾ പണ്ട് അടകള് പണ്ടന്നല്ല ഇപ്പഴും ഉണ്ടാക്കുന്നുണ്ട് എന്നാൽപോലും അത്ണ്ടാക്കുന്നേൻ്റെ ഇത് കുറഞ്ഞു

എല്ലാർടെയും വീട്ടില് ചക്കകള് കൊണ്ടുള്ള വിഭവങ്ങള് മാത്രമായിരിക്കും. ചക്ക കൊണ്ട് കൂട്ടാനുണ്ടാക്കും അവിയലുണ്ടാക്കും അടകളുണ്ടാക്കും ഉപ്പേരി വറക്കും എന്ത് രസാല്ലേ?

സത്യം ഇങ്ങനത്തെ പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമായിരുന്നു. നമ്മളാണെങ്കില് കുട്ടികളായിരുന്നപ്പോ നമ്മള് പേര മരത്തിൽ കയറിയിട്ടാണെങ്കില് പേരക്ക കഴിക്കുമായിരുന്നു. അല്ലേല് നമ്മള് മാങ്ങ പറിച്ചു തീരുമായിരുന്നു ഇങ്ങനെ

ഭക്ഷണങ്ങള് തന്നെ നമ്മള് വൈവിധ്യമാർന്ന ഭക്ഷണങ്ങള് എപ്പഴും നമ്മുടെ വീടിന് ചുറ്റുപാടിനുമുള്ള ഭക്ഷണങ്ങള് തന്നെ നമ്മൾ കഴിക്കുമായിരുന്നു. നല്ല പഴങ്ങള് കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലം മാറി കൊണ്ടിരിക്കുകയാ ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കാണെങ്കില് ഒന്ന് വിളിച്ചാൽ തന്നെ നമുക്ക് ഭക്ഷണം നമ്മുടെ വീട്ടില് എത്തിച്ച് തരുന്ന സംവിധാനമുണ്ട്. ഇല്ലെങ്കിലാണെങ്കില് നമുക്ക് പറയുന്നപോലെ ഇപ്പോഴുള്ള ആധുനിക ഭക്ഷണരീതികൾ ആയിട്ടുള്ള ബർഗർ പിസ്സ അങ്ങനെയുള്ള പുതിയ തരം ഭക്ഷണങ്ങളൊക്കെയാണ് ഇപ്പോളുള്ളത്. അപ്പൊ അങ്ങനത്തെയുള്ള ഭക്ഷണരീതികള് നമ്മൾ കഴിക്കുമ്പോ അത് നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും നല്ലതാണെന്ന് എപ്പഴേലും നല്ലതാണോ അതോ ചീത്തയാണോ എന്താണ് അക്ഷരയുടെ ഒരു അഭിപ്രായം?

തീർച്ചയായും നല്ലതല്ല ഒന്നാമത്തെ കാര്യം നമ്മള് പണ്ട് മുതലേ നം ആ നമ്മൾടെ ഒരു ഭക്ഷണരീതികളുണ്ട് അപ്പൊ അതിനു പെട്ടെന്ന് മാറീട്ട് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭക്ഷണരീതികളിലേക്ക് മാറുമ്പോതന്നെ അതിൻ്റെതായിട്ടുള്ള ആ എന്താ പറയാ വ്യത്യാസങ്ങള് നമ്മുടെ ശരീരത്തിലും കാണും. ഇപ്പോ നമുക്കറിയാം അവ അവരുടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വേഗത്തില് ഭാഗം ചെയ്യുന്ന ഭക്ഷണ രീതിയാണ്. അവര് അവര് പിന്തുടരുന്നെ അതായത് എത്രയും കുറഞ്ഞ നേരം കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാന്നുള്ളതാണ് അപ്പൊ അവരത് ആരോഗ്യപരമാണോ എന്ന് നോക്കിയിട്ട് പാകം ചെയ്യുന്നതല്ല. നമ്മടെ അതേസമയം ആ എന്താ പറയാ നമ്മുടെ ആരോഗ്യം കൂടെ കണക്കിലെടുത്തിട്ടുള്ള ഭക്ഷണരീതികള നമ്മള് സമയത്തിന് പിന്നാലെ ഓടുന്ന ആൾക്കാരല്ല. നമുക്ക് സമയം ഇല്ലാത്ത ആൾക്കാരല്ല നമുക്ക് എല്ലാത്തിനും സമയം കണ്ടെത്തി ആ ഒരു രീതിയിലാണ് നമ്മള് ജീവിച്ചതത്രേ അതുകൊണ്ട് എന്താ പറയ്ക സമയം ഇല്ലായ്മ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോവുന്നുള്ളൊരു ഗതികേട് നമുക്ക് വന്നിട്ടില്ല അവരെ സംബന്ധിച്ചിട്ട് അങ്ങനെയല്ല അപ്പോ എത്ര എളുപ്പത്തിൽ അവർക്ക് ഏഹ് ഭക്ഷണം പാകം ചെയ്യാം എന്നുള്ളൊരു വിചാരം മാത്രോള്ളു അതുകൊണ്ടുതന്നെ അവര് ഇതുപോലെത്തെ എളുപ്പ മാർഗ്ഗങ്ങളിൽ ഉണ്ടാക്കണെയാണ് ഈ പറഞ്ഞ പല വിഭവങ്ങളും. അതൊട്ടും ഏഹ് ശരീരത്തിനാരോഗ്യപ്രഥമല്ല. അപ്പോ നമ്മുടെ ചുറ്റും നോക്കുവാണേൽ തന്നെ